ങാ ഉണ്ട് ങാ കുറച്ചു മരങ്ങളും തെങ്ങുകളും കാണപ്പെടുന്നുണ്ട്.

ഈ ബസ് തിര ക്കേറിയൊരു ബസ്സാണ് ഈ ബസ്സിന്റെ മുകളിലും ആയിട്ട് ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്.

ഏ ഇതൊരു ഫർണിചർ ഷോപ്പാണ് ഈ ഷോപ്പിൽ അലമാര കട്ടിൽ ടേബിൾ ങ് പിന്നെ അവിടെ കമ--

ഇതൊരു ഫെസ്റ്റിവൽ ആണ് അവിടെ ആൾക്കാരെല്ലാം പോകുന്നുണ്ട്.

ഇതൊരു ങ് ഡ്രസ്സാണേ മാലാഖയെ പോലെ അണിഞ്ഞൊരുങ്ങാനുള്ള ഒരു ഡ്രസ്സാണേ ബട്ടർഫ്ലൈ പോലുള്ള--

അ ഇങ്ങനെയുളള ഐറ്റംസ് ഇവിടെ അവർ പൊടിയാക്കി തരും ആഹ് പിന്നെ അതിൻ്റെ സൈഡ്ലായിട്ട് ഒര് വാഴയുമുണ്ട്.

ഒരു ഭാഗം കാണപ്പെടുന്നുണ്ട് ഇതൊരു റോഡ് സൈഡാണ് ഉള്ളത്.

ഈ ഓഫീസിൽ ഒരു സ്റ്റാഫ് ഇ ഇരിപ്പുണ്ടേ ആ അവിടെ ആ--

ഇത് ഗവർമെൻറ് ഹയർസെക്കൻഡറി സ്കൂൾ ആഹ് ഇവിടെ എല്ലാ ടീച്ചേഴ്സും വളരെ നല്ല--

ആ ഇവടെ മൂന്ന് ആ അഞ്ച് പേര് ഇവടെ നിൽപ്പുണ്ട്.

ഏഹ് കുറെ വർഷങ്ങൾക്ക് നല്ല തിളക്കമുണ്ടാകും.

പൂപ്പലോ പായലോ ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട് തിളങ്ങാൻ ഇത് തിരഞ്ഞെടുക്കാം അധി മനോഹരമായ ഈ പെയിന്റ് നിങ്ങൾക്ക് വീടുകൾക്ക്--

നല്ല പൂജാരികൾ ആണ് ഉള്ളത് ദൈവ വിശ്വാസികൾ ഇവിടെ വന്ന് ഉത്സവത്തെ പങ്കെടുക്കാറുണ്ട്.

ഏഹ് ഒരു മനുഷ്യൻ ഇതിന് ഏഹ് പഴം കൊടുക്കുന്നുണ്ട്.

ഇതൊരു മൃഗശാലയാണ് മൃഗശാലയിലുള്ള പക്ഷിയാണിത് രണ്ട്--

പൂവിക്കുന്ന ഗാർഡൻ ആണെ ഇവിടെ എല്ലാ തരം പൂക്കളും ചെടികളും--

കാണുമ്പോൾ തന്നെ ഒറിജിനൽ ആണെന്ന് തോന്നും പക്ഷേ ഇത് സിമൻ്റ് കൊണ്ട് നിർമിച്ച ഒരു ശില്പി ആണിത് ആമയുടെ അതി മനോഹരമായ ഈ ആമ--

ഇതൊരു ബിൽഡിംഗ് ആണ് ആ ഇവിടെ ശാരദ--

ഇതൊരു ഫർണിച്ചർ ചെയർ ആണ് ഈ ചെയറിൽ --

റേഡിയോസ് ആൻഡ് ഫ്ലൈവുഡുകൾ ആണ് ഇവിടെ ലഭ്യമായിട്ടുള്ള നിങ്ങൾക്ക്--

ഗ്ലാസ്സും പ്ലൈവുഡുകളും ഇവിടെ ലഭ്യമാണ് ഏറ്റവും വിലക്കുറവിലാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്.